ആഹ് അട്ടപ്പാടി ചൊരം കയറുമ്പോ അവിടെ കാണാ ഇങ്ങനെ നോക്കിയാ വലിയൊരു പാറ വരക്കല്ല് അയിൻറെകത്ത് ആകെ വെള്ളാണ് Full ആ കല്ലിന്റുള്ളിൽ Full വെള്ളാണ് ആ കല്ല് പൊട്ടിയ വെള്ളൊഴുകാനുള്ള ഞമ്മളെ മണ്ണാർക്കാട് മുഴുവൻ വെള്ളത്തിനടിയിലാവും ന്നൊക്കെയാണ് പറഞ്ഞ് കേട്ടിട്ടോള്ളേ ട്ടോ ശെരിയാണോന്ന് അറീല്ല ആ കല്ല് വിണ്ട് നിക്കണിണ്ട് ന്നൊക്കെ പറയാണിണ്ട് ചെലര്

ഒരു പാറയാണത് ആ പാറെൻറെ ഉള്ളില് അങ്ങന്നെ വെള്ളാന്ന പറയുന്നേ പാറൻറെ ഉള്ളില് അത്രേം വെള്ളൊക്കെ ഇണ്ടാവോ ഉം അതേ പോലെ അട്ടപ്പാടില് കാട്ട് തീ വരും അത് ഞമ്മക്ക് എവിടിന്നിങ്ങനെ നോക്കിയാ മലങ്ങനെ കാണുമ്പോ അയിൻറെ മേലെ ഇങ്ങനെ തീ കത്തണത് ഇവിടിന്നിങ്ങനെ കാണാ ഞമ്മളെ മണ്ണാർക്കാട് നിന്ന് നോക്കിയാ കാണാ ഇതോ പിന്നെ കോയമ്പത്തൂർ തമിഴ്നാട് അങ്ങനെ എവിടക്കേലോക്കെ പോയിട്ടുണ്ടോ യാത്ര

പാലക്കാട് ഒക്കെ പോയിട്ടുണ്ടോ

പാലക്കാട് കോട്ട കണ്ടിട്ടുണ്ടോ

ടിപ്പു സുൽത്താൻെറ കോട്ട കണ്ടിട്ടുണ്ടോ ആ കണ്ടിക്കുണു ആട എന്തൊക്ക്യാ കണ്ടേ ഒര് കെടങ്ങൊക്കെ കണ്ടോ

പിന്നെ അവിട കോട്ടന്റുള്ളിൽ ഒരമ്പലോക്കെ കണ്ടോ അമ്പലം

അമ്പലോ ആ നല്ല രസണ്ട് ഉം രസോക്കെ ഇണ്ട് പിന്നെ ഇങ്ങള് School ന്ന് അങ്ങനെ Tour ഒന്നും പോകാറില്ല

വല്ലം Study tour ഒന്നും പോവാറില്ലെ Exhibition

എഹ് exhibition പോയിക്ണു എന്താ കണ്ടേ exhibition പോയിട്ട് എന്തൊക്കെയോ കൊറേ കണ്ടിനു എന്തൊക്കെയോ ഇണ്ട്

Items ഇഷ്ട്ടപ്പെട്ടതേതാ ഏതൊക്കെ Juice ഇഷ്ട്ട Juice items strawberry juice ഇഫ്‌താർ ആയിട്ട് വീട്ടില് Juice ഒക്കെ ഇണ്ടാക്കാറില്ലേ ആഹ്

Juice മാങ്ങ Mango juice pineapple ഇഷ്ട്ടല്ലേ അഹ് Pineapple ആ ഇഷ്ടോക്കെയിണ്ട് ഏതൊക്കെ Juice ആ തണ്ണിമത്തന് മാങ്ങ വേറെപ്പോ എന്താ കൊർച് ഇണ്ടാക്കിനി

Special ആയിട്ടൊന്നും ഇണ്ടാക്കുലെ Juice അതായത് പച്ച മാങ്ങ കൊണ്ടോ പൊതീന ഇല

അങ്ങനിള്ള drink കൾ ഇണ്ടാക്കാർ ഇണ്ടോ

പച്ച മാങ്ങാ കൊണ്ടെങ്ങനെയാ Drink ഇണ്ടാക്കാന്ന് അറിയോ

ഞാൻ പറഞ്ഞതെരട്ടെ

നമ്മള് പച്ച മാങ്ങാ തൊലി ചെത്തിട്ടെടുത്തിട്ട് അത് ഒരു Mix ടെ Jar ലേക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിട്ടിട

അതുപോലെ ഞമ്മക്ക് നാരങ്ങയും തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാ ഒരു Drink അത് പറഞ്ഞേരട്ടെ

ഞമ്മള് കൊർച്ച് ഒരു നാരങ്ങാ കൊർച്ച് തേങ്ങ ചെരവിട്ട് അതിൻറെ പാല് പിഴിഞ്ഞെടുക്കുക പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഏലക്കായ കൊർച്ച് പഞ്ചസാര കൊർച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഞമ്മള് Mix ടെ Jar ല് ഇട്ടിട്ട് ഒന്നടിച്ചെടിക്ക എന്നിട്ട ആ കൊർച്ച് Ice water കൊർച്ച് Ice cube ഒക്കെ ഇട്ടിട്ട്

ചാമ്പങ്ങ ഇഷ്ട്ടാണോ ചാമ്പങ്ങ

വീട്ടില് ചാമ്പങ്ങെൻറെ മരണ്ട് ഇണ്ടോ ആ ഇണ്ടാവാറുണ്ടോ ആ ഇണ്ടാണു ചാമ്പങ്ങ കൊണ്ടൊരു Drink ഇണ്ടാക്കാം അതറിയോ ഇല്ല

നല്ല പഴുത്ത ചാമ്പങ്ങ ചോവപ്പ് colour ആയ ചാമ്പങ്ങ അതും കൊറച്ച് നാരങ്ങാ നീരും

അരിപ്പയിൽ അരിച്ചെടുത്തിട്ട് Ice cubes ഒക്കെ ഇട്ട് Drink ആക്കി മാറ്റാ Car ന്നോക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയെ Drink ആക്കാ ആഹ് Lime ഇണ്ടാക്കാനറിയോ നാരങ്ങാവെള്ളം നാരങ്ങാ കൊണ്ട്

കുടിച്ചിട്ടിണ്ടോ

ഇല്ല ഞാൻ പറഞ്ഞേരട്ടെ Lime എങ്ങനെയാ ഇണ്ടാക്കാന്ന്

lime ഇണ്ടാക്കാന് പ്രധാനായിറ്റ് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി നാരങ്ങാ പഞ്ചസാര ചെറിയൊര് ഏലക്ക ഇതൊക്കെക്കൂടെ ഇട്ടിട്ട് നമുക്ക് Lime ഇണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കി എല്ലാം കൂടെ ഇട്ടിട്ട് Mix ൽ ഇട്ടിട്ട് അടിക്ക നാരങ്ങന്നെ ചെറിയൊരു തൊലിയു ഇടണട്ടോ ചെറിയൊരു Piece ൻറെ തൊലി ഇടണം ഇതൊക്കെക്കൂടെ Mix ൽ ഇട്ട് അടിച്ചിട്ട് നമുക്ക് Lime ഇണ്ടാക്കാം പിന്നെ ഞാന് ഒരു Drink ഉം കൂടെ പറഞ്ഞേരട്ടെ

പൊതീനല വെച്ചിട്ടോ

എന്നിട്ട് നന്നായിട്ടടിക്കാ കൊറച്ച് പഞ്ചസാരയും ഇട്ടിട്ട് എന്നിട്ടത് ഞമ്മള് നല്ല ചായ അരിപ്പല് അരിച്ചെടുത്ത നല്ല Taste ഇണ്ടാവും കൊർച്ച് Ice cubes ഉ ഇട്ട് കൊർച്ച് വെള്ളൊക്കെ ഒഴിച്ച് നല്ല അടിപൊളില് അരിച്ചെടുക്ക നല്ല Taste ഇണ്ടാവും

പിന്നെ Ice cream ഇഷ്ട്ടാണോ ഫെഹ്മിന് Ice cream ആ Ice cream ഇണ്ടാക്കാനറിയോ Ice cream ഇണ്ടാക്കാനറീല്ല ഏത് Ice cream ആ കൂടുതലിഷ്ടം Vanilla അല്ല Strawberry vanilla എം Strawberry ഉം

അത് മേടിക്കാൻ കിട്ടും നമുക്ക് വീട്ടിലു ഇണ്ടാക്കാം പുട്ട് Ice cream എങ്ങനെയാണ് ഞാൻ പറഞ്ഞേരട്ടെ വീട്ടിലോ ആ ഞമ്മള് സാധാ ഞമ്മളെ പുട്ടും കുറ്റി അതെടുക്ക ഞമ്മള് പിന്നെ നാല് തരം ഫ്ലാ Flavour ഉള്ള Ice creams ഞമ്മള് വാങ്ങാ കൊർച്ച് കൂടുതല് വാങ്ങണം

എന്നിട്ട് ഓരോ Colour ഓരോ Colour ഓരോ Flavour ൽ ഇള്ള പുട്ടിൻറെ ആ ചില്ല് ആയിലിട്ടിറ്റ പതുക്കെ ഞമ്മള് നാല് Item ഓം Ice cream ഇങ്ങനെ നിറക്ക മേലക്കു മേലേയായിറ്റ് എന്നിട്ട് Freezer ല് വെക്ക

നല്ല Taste ഇണ്ടാവും ഒന്ന് പരീക്ഷിച്ച് നോക്കു എന്നാ ശരി Okay ഫെഹ്മിൻ നമുക്കിനി പിന്നെ കാണാ Bye ആഹ് ശരി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

ലോകകപ്പ് നടത്തുന്നു രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്രണ്ടിലും നാല്പത്താറിലും ലോക cup നടത്താനാണ് നട ത്താനാണ് ഇതിനൊരു അപവാദം രണ്ടായിരത്തി പത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നടന്ന ലോക cup സ്പൈനാണ് ജേതാക്കളായത് രണ്ടായിരത്തി പതിനാലിൽ നടന്ന് ബ്രസീലിൽ ലോക cup ൽ ജർമനിയും ജേതാക്കളായിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് റഷ്യയിൽ നടന്ന ലോക cup മത്സരത്തിൽ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 ലോക cup ൻറെ ഔദ്യോഗിക ചിഹ്നം രിഹ്ല ഔദ്യോഗിക ചിഹ്നം ഔദ്യോഗിക football അറിയപ്പെടുന്നത് രിഹ്ലയായിരുന്നു ഔദ്യോഗിക ചിഹ്നം ലൈബ് ലൈബായിരുന്നു ലുസൈൻ സ് സേ stadium ത്തിൽ വെച്ചായിരുന്നു രണ്ടായിരത്തി ഇരുവത്രണ്ട് ഡിസംബർ പതിനെട്ടിന് ലോക cup final മത്സരം നടന്നത് രണ്ടായിരത്തി ഇരുവത്താറ് ലോക cup ന് അമേരിക്ക കാനഡ മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ അദ് അയ് ആധിധേയത്വം വഹിക്കുന്നു ആഹ് ജേതാക്കൾ ഈ വർഷക്രമത്തിലാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ first ലോക cup ഉറുഗോയിൽ വെച്ച് നടന്ന ലോക cup ൽ ഉറുഗോ തന്നെയാണ് ജേതാക്കൾ ആയത് runner up ആയത് അർജന്റീനയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഇറ്റലിയിൽ വെച്ച് ഇറ്റലി ലോ ലോക cup ജേതാക്കളായ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ഇറ്റലി വീണ്ടും ലോകകപ്പ് ജേതാക്കളായി ആയിരത്തി തൊള്ളായിരത്തി അയ്മ്പത് ഉറുഗോ വീണ്ടും ലോക cup ജേതാക്കളായി

ആദ്യമായ് ലോക cup കിരീടം നേടി ആയിരത്തി തൊള്ളായിരത്തി അറുവത്തിരണ്ട് ബ്രസീൽ രണ്ടാം തവണയും ലോക cup കിരീടം നേടി ആയിരത്തി തൊള്ളായിരത്തി അറുവത്താറിൽ ഇംഗ്ലണ്ട് കിരീടം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ബ്രസീൽ വീണ്ടും കിരീടം നേടി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 ഇറ്റലിയാണ് കിരീടം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്താറിൽ അർജന്റീന ലോക കിരീടം സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ west ജർമനി ലോകകപ്പ് കിരീടം നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ബ്രസീൽ ലോ ലോക cup കിരീടം നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് പതിനാറാമത് ലോക cup ഫ്രാൻസ് ആണ് നേടിയത് ആയിരത്തി തൊള്ളായിരത്തി അഹ് രണ്ടായിരത്തിരണ്ട്‍ പതിനേഴാമത്

പതിനെട്ടാമത് ലോക cup രണ്ടായിരത്തി ആറിൽ ഇറ്റലിയാണ് cup നേടിയത് പത്തൊമ്പതാമത് രണ്ടായിരത്തി പത്തിൽ സ്പെയിൻ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച്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

പതിനാല് ജർമനി ബ്രസീൽ നടന്ന ലോക cup ഇരുപതാമത് ലോക cup cup ഉയർത്തി രണ്ടായിര ആയിരത്തി പതിനെട്ടിൽ ഫ്രാൻസ് ഇരുപത്തൊന്നാമത് ലോക cup റഷ്യയിൽ നടന്നത് ഉയർത്തി ഇരുപത്രണ്ടാമത് ലോക cup രണ്ടായിരത്തി രണ്ടിൽ അർജന്റീന ഉയർത്തി ഫലങ്ങൾ ഇനി detail ആയി നമ്മക്ക് ഇതിൻറെ ഫലങ്ങളിലോട്ട് ലോക cup നടന്ന വർഷം ഫലങ്ങൾ നമ്മക്ക് detail ആയിട്ടെന്നെ സംസാരിക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ആതിഥേയരായ ഉറുഗോ ആയിരുന്നു ജേതാക്കളും ഉറുഗോ തന്നെ ആയിരുന്നു നാലേ രണ്ടിന് അർജന്റീനയെ തോല്പിച്ച് മൂ തോല്പിച്ചത് മൂന്നാം സ്ഥാനം

മുപ്പത്തിനാലിൽ ഇറ്റലിയിൽ നടന്ന ലോക cup ഇറ്റലി തന്നെ ജേതാക്കളായത് രണ്ടേ ഒന്നിന് ചെക്കോസ്ലോവാക്കിയെ തോൽപ്പിച്ചായിരുന്നു ഇറ്റലി cup ഉയർത്തിയത് ആദ്യമായി cup ഉയർത്തിയത് ജർമനി മൂന്നാം സ്ഥാനം നേടി നിലനിർത്തിയപ്പോൾ ഓസ്ട്രിയ നാലാം സ്ഥാനം മൂന്നേ രണ്ടിന് നിലനിർത്തി പതിനാറ് team കളായിരുന്നു രണ്ടാം ലോക cup മത്സരം നടന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ഫ്രാൻസ് ലോക cup ആധിധേയം വഹിചപ്പോൾ ഇറ്റലിയായിരുന്നു വീണ്ടും cup ഉയർത്തിയത് നാലേ രണ്ടിന് ഹങ്കറി runner runner up ആയി ബ്രസീൽ മൂന്നാം സ്ഥാനം നേടുകയും നാലേ രണ്ടിന് സ്വീഡനെ തോൽപിച്ച് മൂന്നാം സ്ഥാനം നേടി പതിനാറ് team കളായിരുന്നു അന്നുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അയ്മ്പത് മുപ്പത്തിന് ശേഷം അയ്മ്പതിൽ ബ്രസീലിൽ നടന്ന ലോക cup ൽ ഉറുഗെ വീണ്ടും ജേതാക്കളായി ബ്രസീൽ runner up runner up ആയി സ്വീഡൻ സ്പെയിന് മൂന്ന് നാല് സ്ഥാനങ്ങൾ വന്നു ആയിരത്തി തൊള്ളായിരത്തി അയ്മ്പത് നാല് സ്വിറ്റ്സർലൻഡിൽ നടന്ന ലോക cup ൽ പശ്ചിമ ജർമനി മൂന്നേ രണ്ടിന് ഹംഗറിയെ തോല്പിച്ചുംകണ്ട് ഓസ്ട്രിയ ഓസ്ട്രിയ to ഉറുഗേ ന ഉം മൂന്നേ നാല് സ്ഥാനങ്ങൾ നേടി പതിനാറ് team കളായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അയ്മ്പത്തെട്ടിൽ സ്വീഡനിൽ നടന്നത് ബ്രസീൽ ആദ്യമായി ലോകൊ ലോക cup ഉയർത്തി അഞ്ചേ രണ്ടിന് സ്വീഡനെ തോല്പിച്ചായിരുന്നു ലോക cup ഉയർത്തിയത് മൂന്നാം സ്ഥാനം ഫ്രാൻസ് നാലാം സ്ഥാനം പശ്ചിമ ജർമനിയും കൊണ്ട് പോയി പതിനാറ് team കളായിരുന്നു ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുവത്തിരണ്ടിൽ ചിലിയിൽ നടന്ന ലോക cup വീണ്ടും ബ്രസീൽ തന്നെ ലോക cup നേ ടി ചെക്കോസ്ലോവാക്യയായിരുന്നു runner up ആയത് ചിലി യുഗ്ലോസ്ലോവാക്യ ഒ മൂന്ന് നാല് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുവത്താറിലെ ഇംഗ്ലണ്ട് വെച്ച് നടന്ന ലോക cup ൽ ഇംഗ്ലണ്ട് ആദ്യമായ് ലോക cup ഉയർത്തി പശ്ചിമ ജർമനിയെ തോല്പിച്ചായിരുന്നു ഇംഗ്ലണ്ട് ലോക cup ഉയർത്തിയത് പോർച്ചുഗൽ മൂന്നാം സ്ഥാനവും സോവിയറ്റ് യൂണിയൻ നാലാം സ്ഥാനവും നിലനിർത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുവതിൽ മെക്സിക്കോയിൽ വെച്ച് നടന്ന ലോക cup ൽ ബ്രസീൽ മൂന്നാം തവണയും ലോക cup കിരീടം ഉയർത്തിയപ്പോൾ ഇറ്റലി ഇറ്റലി runner up ആയും ജർമനി മൂന്നാം സ്ഥാനവും ഉറുഗേ നാലാം സ്ഥാനവും നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുവത്തി നാലിൽ west ജർമനി പ നടന്ന ലോക cup ൽ പശ്ചിമ ജർമനി വിജയിച്ചേന് അതല്ലാണ്ട്‌ runner up ആവുകയും ചെയ്തു പോളണ്ട് ബ്രസീൽ തുടർന്ന് മൂന്ന് നാല് സ്ഥാനങ്ങൾ നേടി

എമ്പത്താറിൽ മെക്സിക്കോയിൽ നടന്ന് അർജന്റീന വീണ്ടും നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇറ്റലിയിൽ നടന്നത് പശ്ചിമ ജർമനി നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്ൽ നടന്നത് ബ്രസീൽ നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഫ്രാൻസിൽ നടന്നത് ഫ്രാൻസ് തന്നെ നേടി ആയിരത്തി തൊള്ളായിരത്തി രണ്ട് south കൊറിയയിലും ജപ്പാനിലും നടന്നത് ബ്രസീൽ നേടി

നമസ്കാരം! ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഭക്ഷണം ആരോഗ്യത്തിനു എന്ന വിഷയത്തെ കുറിച്ചാണ്. ഭക്ഷണം എന്തെ മനുഷ്യന് അവൻ്റെ ജീവനും ആരോഗ്യവും

ഈ ഊർജ്ജം ഭക്ഷണത്തിലൂടെ ശരീരം നേടിയെടുക്കുന്നത് പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. എന്നാൽ കുടിക്കാൻ പറ്റുന്നില്ല. ഇനി അത് വേവിച്ചിട്ടും അല്ലാതെയും ആയാൽ

ഭക്ഷണ പദാർത്ഥം പച്ചക്കറികള് ബീറ്റ്റൂട്ട്, കാബ്ബജ്, കാരറ്റ്, ഉള്ളി, ഉരുളക്കിഴങ്ങു, വെളുത്തുള്ളി, തക്കാളി, വെള്ളരി, ചീര, മുള്ളങ്കി, വെണ്ടക്ക, വഴുതനങ്ങ ഇനി ധാന്യങ്ങൾ അരി, ഗോതമ്പു, ചോളം, ബാർലി തുടങ്ങി പയർ വർഗ്ഗങ്ങൾ പയർ, തുവര, കടല, ഉഴുന്ന്, മുതിര തുടങ്ങിയ പയർ വർഗ്ഗങ്ങൾ കഴിഞ്ഞാൽ പിന്നെ പഴ വർഗ്ഗങ്ങൾ ഉണ്ട്. വാഴപ്പഴം ആപ്പിൾ ഈന്തപ്പഴം മുന്തിരി നെല്ലിക്ക ചെറുനാരങ്ങ, മധുരനാരങ്ങ, പപ്പായ, പേരക്ക, കശുവണ്ടി, നാളികേരം, കാരക്ക, ബദാം, ചെറി, ചിക്കൂ Strawberry തുടങ്ങിയവ

പൂർണ്ണമായൊരു സമയക്രമം അനുസരിച്ചു കഴിക്കുവാൻ ഈ തിരക്കുള്ള ജീവിതത്തിൽ നമുക്ക് കഴിയില്ലെങ്കിൽ ഒരു സമയക്രമം പാലിക്കുവാൻ നാം പരമാവധി ശ്രമിക്കേണ്ടതാണ്. ശ്രമിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് സാധിക്കുന്നതുമാണ്. അല്ലാത്തവശം സഹിക്കുന്ന പക്ഷം നമ്മുടെ ആരോഗ്യത്തിനു പ്രതികൂലമായി തീരുവാൻ അർത്ഥമെന്താണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് വിശപ്പുണ്ടാകുന്നതും ഭക്ഷണത്തിനു ആവശ്യം തോന്നുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കാവൂ. ഭക്ഷണത്തിനു മുൻപ് മൂത്രമൊഴിക്കുന്നതും അത് വഴി കുടലുകളിലെ മാലിന്യം ഇല്ലാതാക്കുന്നു. വിശപ്പില്ലാതെ ഒന്നും വാരി വലിച്ചു തിന്നരുതു. ഒരു സാധാരണ ഭക്ഷണ ക്രമം എങ്ങനെ രാവിലെ ഏഴു മണി മുതൽ ഒമ്പതു മണിക്കുമിടയിലെ ഉച്ചക്ക് ഒരു മണിക്കും രണ്ടു മണിക്കും ഇടയില് വൈകുന്നേരം നാല് മണിക്കും നാല് മുപ്പതിനും ഇടയിൽ രാത്രി എട്ടു മണിക്കും ഒമ്പതു മണിക്കും ഇടയില് അല്ലെങ്കിൽ ഉറങ്ങുവാൻ പോകുന്നതിനു മുന്നേ ചുരുങ്ങിയത് ഒരു രണ്ടു മണിക്കൂർ മുന്നേ ഇതിൽ വൈകുന്നേരം വളരെ ലഖുവായ ചായയും കടിയും മാത്രം മതി. കാര്യമായ ഭക്ഷണത്തിനു ഏറ്റവും ചുരുങ്ങിയത് നാല് മണിക്കൂർ ഇടവേള ആവശ്യമാണ്. എങ്കിലേ ശരിയായ ദഹനം നടക്കു. അതെ ഭക്ഷണ രീതിയില് പാലിക്കപ്പെടേണ്ട

അസ്വസ്ഥമായിരിക്കുമ്പോഴും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കാൻ പാടില്ല. സൗകര്യപ്രദവും വായു സഞ്ചാരമുള്ളതുമായ സ്ഥലത്തു നിന്നായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത്. പരസ്പരം സംസാരിച്ചു കൊണ്ടോ ജോലികളിൽ ഏർപ്പെട്ടു കൊണ്ട് ഭക്ഷണം കഴിക്കുവാൻ പാടുള്ളതല്ല. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് വൃത്തിയില്ലാത്ത കൈകളിലൂടെയും നഖങ്ങളിലൂടെയും ആണ്.